Javaയിലെ വൈൽ ലൂപ്പ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് വൈൽ loopനെ കുറിച്ച് ഇതിന്റെ ഉപയോഗം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Javaയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക
ഇതാണ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഘടന
ഇതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട്
ആദ്യത്തേത് ലൂപ്പ് റണ്ണിങ് കണ്ടീഷൻ രണ്ടാമത്തേത് ലൂപ്പ് വേരിയബിൾ ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം
Eclipseലേക്ക് പോകുക
ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയും ഉണ്ട്
വൈൽഡെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ച് മെയിൻ methodഅതിൽ ചേർത്തിട്ടുണ്ട്
ഇവിടെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് n 1
വേരിയബിൾ n ആണ് നമ്മുടെ ലൂപ്പ് വേരിയബിൾ
ടൈപ്പ് ചെയ്യുക whileപരാൻതീസിസിനുള്ളിൽ n ലെസ് താൻ ഓർ ഇക്വൽ ടോ 10 ബ്രേസസ് തുറക്കുകയും അടക്കുകയും ചെയ്യുക
ഇതിനെ ലൂപ്പ് റണ്ണിങ് കൺഡിഷൻ എന്ന് പറയുന്നു
ഇതിനർത്ഥം കൺഡിഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ലൂപ്പ് റൺ ചെയ്യുമെന്നാണ്
ഇവിടെ nന്റെ മൂല്യം പത്തോ അതിനെക്കാൾ ചെറുതോ ആയിരിക്കുന്നിടത്തോളം ഇത് റൺ ചെയ്യുന്നു
nന്റെ മൂല്യം 10 നേക്കാൾ കൂടുതൽ ആകുമ്പോൾ മാത്രമേ ഇത് അവസാനിക്കുന്നുള്ളൂ
loopനുള്ളിൽ nന്റെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു
systemoutപ്രിന്റ്ലൻ എന്നിട്ട് n വർദ്ധിപ്പിക്കുക n n 1 ഇങ്ങനെ ആദ്യം 1 പ്രിന്റ് ചെയ്തതിന് ശേഷം nന്റെ മൂല്യം 2 ആകുന്നു
എന്നിട്ട് ലൂപ്പ് കൺഡിഷൻ പരിശോധിക്കുന്നു
ഇതും ട്രൂ ആയതിനാൽ 2 പ്രിന്റ് ചെയ്തിട്ട് n 3 ആകുന്നു
ഇങ്ങനെ 10 പ്രിന്റ് ചെയ്യുന്നത് വരെ ലൂപ്പ് മുന്നോട്ട് പോകുന്നു
അതിന് ശേഷം n 11 ആകുന്നതിനാൽ കൺഡിഷൻ ട്രൂ അല്ലതാകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു
കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യപ്പെട്ടു
ഇപ്പോൾ 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാം
50ൽ തുടങ്ങാം
n 1നെ n 50 ആക്കുക
എന്നിട്ട് 40 വരെ പോകുന്നു
അതായത് n 40ഓ അതിനെക്കാൾ വലുതോ ആയിരിക്കുന്നത് വരെ
അതിനാൽ കൺഡിഷൻ n ഐഎസ് ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ 40 എന്ന് മാറ്റുക
ഇവിടെ നമ്മൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ വരെ ലൂപ്പ് ചെയ്യുന്നതിനാൽ ലൂപ്പ് വേരിയബിളിൽ കുറവ് വരുത്തുന്നു
അതിനാൽ nn 1 നെ nn - 1 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
50 മുതൽ 40വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നു
7ന്റെ ഗുണന പട്ടിക 10 വരെ പ്രിന്റ് ചെയ്യാം
അതിനായി 7ൽ തുടങ്ങുന്നു
n 50യെ n 7 ആക്കുക
കൺഡിഷൻ n ലെസ് താൻ ഓർ ഇക്വൽ ടോ 70 എന്ന് മാറ്റുക
ഇങ്ങനെ loopനെ 70ൽ അവസാനിപ്പിക്കാം
ഗുണന പട്ടിക കിട്ടുന്നതിനായി ഓരോ സമയവും ലൂപ്പ് വേരിയബിളിൽ 7ന്റെ വർദ്ധനവ് വരുത്തുന്നു
അതിനാൽ nn - 1നെ nn 7 ആക്കുക
ഇങ്ങനെ ആദ്യം 7 പ്രിന്റ് ചെയ്തതിന് ശേഷം n 14 ആകുന്നു
14 പ്രിന്റ് ചെയ്യുന്നു അങ്ങനെ 70വരെ തുടരുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യുക
7ന്റെ ഗുണന പട്ടിക 10 വരെ പ്രിന്റ് ചെയ്യുന്നത് കാണാം
ഒരു സംഖ്യയുടെ ഓരോ സ്ഥാനത്തിലേയും അക്കങ്ങളുടെ തുക കാണുന്നതിനും വൈൽ ലൂപ്പ് ഉപയോഗിക്കാം
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
ആദ്യമായി മെയിൻ മെത്തോട് വൃത്തിയാക്കുക
ഇന്റ് n ഇക്വൽ ടോ 13876
ഇതാണ് സംഖ്യ
എന്നിട്ട് ഇന്റ് ഡിസം ഇക്വൽ ടോ 0 ഡിജിറ്റൽ sumനെ സൂചിപ്പിക്കുന്ന ഡിസം എന്ന വേരിയബിൾ സംഖ്യയിലെ സ്ഥാനങ്ങളുടെ തുക ഉൾകൊള്ളുന്നു
ടൈപ്പ് ചെയ്യുക വൈൽ n ഗ്രീറ്റർ താൻ 0 പരാൻതീസിസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക
ഈ കൺഡിഷൻ ഉപയോഗിച്ചത് എന്തിനെന്ന് ഉടനെ തന്നെ വ്യക്തമാക്കാം
സ്ഥാനങ്ങളുടെ തുകയ്ക്കായി ആദ്യം ഓരോ സ്ഥാനത്തിലേയും അക്കങ്ങൾ കിട്ടണം
ഇതിനായി മോഡുലോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു
ടൈപ്പ് ചെയ്യുക ഡിസം ഡിസം ന് 10 ഇങ്ങനെ ഓരോ സ്ഥാനത്തിലേയും അക്കങ്ങൾ കിട്ടുകയും അതിനെ dsumനോട് കൂട്ടുകയും ചെയ്യുന്നു
അതിന് ശേഷം ആ സ്ഥാനം നീക്കുന്നതിനായി nനെ 10 കൊണ്ട് ഭാഗിക്കുന്നു
n n 10
അങ്ങനെ ആദ്യമായി ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസം 6ഉം n 1387ഉം ആയിരിക്കും
രണ്ടാമത്തെ പ്രാവിശ്യം ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസം 7ന്റേയും 6ന്റേയും തുക ആയ 13ഉം n 138ഉം ആയിരിക്കും
അങ്ങനെ ലൂപ്പ് പുരോഗമിക്കുമ്പോൾ nൽ നിന്ന് അക്കങ്ങൾ നീക്കം ചെയ്യപ്പെട്ട് nന്റെ മൂല്യം പൂജ്യമാകുന്നതിനാൽ n ഗ്രീറ്റർ താൻ 0 എന്ന കൺഡിഷൻ ഫാൽസെ ആകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു
ഇപ്പോൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു
systemoutപ്രിന്റ്ലൻ കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ച ഫലം 25 പ്രിന്റ് ചെയ്യുന്നത് കാണാം
ഇങ്ങനെയാണ് programmingലെ ഏറ്റവും അടിസ്ഥാന കൺസ്ട്രക്ട് ആയ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് വൈൽ ലൂപ്പ് അത് ഉപയോഗിക്കുന്നത്
ഒരു അസ്സൈൻമെന്റ് താഴെ പറയുന്ന പ്രശ്നം പരിഹരിക്കുക
ഒരു സംഖ്യ തന്നാൽ അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കാണുക
ഉദാഹരണം 19435 ആണെങ്കിൽ 53491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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഞാൻ ദേവി സേനൻ ഐറ്റ് ബോംബേ